C Cലെ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് Operatorsഎന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർസ് ഉദാഹരണം a
ഇത് ഒരു പോസ്റ്റ്ഫിക്സ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ
a
ഇത് ഒരു പ്രീഫിക്സ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ a ഒരു പോസ്റ്റ്ഫിക്സ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ
aഒരു പ്രീഫിക്സ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ
ടൈപ്പ് castingനെ കുറിച്ചും പഠിക്കുന്നു
ഇതിനായി ഉപയോഗിക്കുന്നത്Ubuntu 1110 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബുണ്ടുവിലെ ജിസിസി g കമ്പൈലർ വെർഷൻ 461 ഓപ്പറേറ്റർ ഓപ്പറണ്ട് ന്റിന്റെ നിലവിലുള്ള മൂല്യത്തോട് ഒന്ന് കൂട്ടുന്നു
a ഉം a ഉം a a 1 ന് സമമാണ്
ഓപ്പറേറ്റർ ഓപ്പറണ്ട് ന്റിന്റെ നിലവിലുള്ള മൂല്യത്തോട് ഒന്ന് കൂട്ടുന്നു
അ ഉം a ഉം a a 1 ന് സമമാണ്
ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് operatorsന്റെ ഉപയോഗം ഒരു C പ്രോഗ്രാമിന്റെ സഹായത്തോടെ വിശദികരിക്കാം
പ്രോഗ്രാം നേരത്തേ എഴുതിയിട്ടുണ്ട് കോഡ് വിശദികരിക്കാം ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർസ് ഇൻ C യുടെ കോഡ് ഇതാണ്
ഇവിടെ a എന്ന ഇന്റഗർ വേരിയബിളിന് 1 നല്കുന്നു
a യുടെ മൂല്യത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതു വഴി മനസിലാക്കാം
operatorsന്റെ പ്രവർത്തനത്തെ കുറിച്ച് മനസിലാക്കാൻ ഇത് സഹായിക്കുന്നു പോസ്റ്റ്ഫിക്സ് ഇൻക്രിമെന്റ് operatorപ്രവർത്തിക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം ഈ പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റിന്റെ ഔട്ട്പുട്ട് 1 ആണ്
മൂല്യം മാറുന്നില്ല എന്ത് കൊണ്ടെന്നാൽ പോസ്റ്റ്ഫിക്സ് ഓപ്പറേഷൻ ഓപ്പറണ്ട് ന്റിന്റെ മൂല്യം നിർണയിച്ചതിന് ശേഷം നടക്കുന്നു
a ൽ ഒരു പ്രവർത്തനം നടത്തുകയാണെങ്കിൽ അത് a യുടെ നിലവിലുള്ള മൂല്യത്തിൽ നടത്തുന്നു
എന്നിട്ട് aയുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നു
ഇപ്പോൾaയുടെ മൂല്യത്തിൽ 1 വർദ്ധിച്ചിരിക്കുന്നു
വീണ്ടും aയുടെ മൂല്യം 1 ആയി initializeചെയ്യുന്നു
പ്രീഫിക്സ് ഇൻക്രിമെന്റ് operatorsലേക്ക് വരാം ഈ printfസ്റ്റേറ്റ്മെന്റ് 2 പ്രിന്റ് ചെയ്യുന്നു
എന്ത് കൊണ്ടെന്നാൽprefix ഓപ്പറേഷൻ ഓപ്പറണ്ട് ന്റിന്റെ മൂല്യം നിർണയിക്കപ്പെടുന്നതിന് മുൻപ് സംഭവിക്കുന്നു
അതിനാൽ aയുടെ മൂല്യത്തിൽ 1 വർദ്ധിപ്പിച്ച ശേഷം പ്രിന്റ് ചെയ്യുന്നു
മറ്റ് മാറ്റങ്ങൾ ഒന്നും ഇല്ലന്ന് മനസിലാക്കാൻ a യുടെ മൂല്യം വീണ്ടും പ്രിന്റ് ചെയ്യുന്നു
ഇപ്പോൾ ഈ കോഡ് executeചെയ്യാം
ഈ വരികൾ കമന്റ് ചെയ്യുന്നു
ടൈപ്പ് ചെയ്യുക
സേവ് ക്ലിക്ക് ചെയ്യുക ഫയൽ incrdecrസി
എന്ന് സേവ് ചെയ്തു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
a പ്രിന്റ് ചെയ്യുമ്പോഴുള്ള ഔട്ട്പുട്ട് ഇതാണ്
ഇത് aപ്രിന്റ് ചെയ്യുമ്പോഴുള്ള ഔട്ട്പുട്ട് ഭലം നേരത്തെ പറഞ്ഞത് പോലെയാണെന്ന് കാണാം
പ്രോഗ്രാമിലേക്ക് തിരികെ വരാം പോസ്റ്റ്ഫിക്സ് prefix ഡിക്രിമെന്റ് operatorsവിശദികരിക്കാം
കമന്റുകൾ നീക്കം ചെയ്യുക
a ക്ക് 1 എന്ന മൂല്യം വീണ്ടും നല്കുന്നു
നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റ് 1 നല്കുന്നു
അ ഒരു പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ ആയതിനാൽ a യുടെ മൂല്യം നിർണയിക്കപ്പെട്ടതിന് ശേഷം അത് കുറയ്ക്കുന്നു
അടുത്ത സ്റ്റേറ്റ്മെന്റ് a യുടെ മൂല്യം 0 എന്ന് പ്രിന്റ് ചെയ്യുന്നു
a യുടെ മൂല്യത്തിൽ 1 കുറയ്ക്കപ്പെട്ടിരിക്കുന്നു
ഇപ്പോൾ പ്രീഫിക്സ് ഡിക്രിമെന്റ് operatorനോക്കാം
ഈ പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റിന്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും എന്തെന്നാൽ ഇതൊരു പ്രീഫിക്സ് operationആണ് ഓപ്പറണ്ട് മൂല്യം നിർണയിക്കപ്പെടുന്നതിന് മുൻപ് പ്രീഫിക്സ് ഓപ്പറേഷൻ നടക്കുന്നു
ഈ പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റിന്റെ ഔട്ട്പുട്ട് 0 ആണ്
a യുടെ മൂല്യത്തിന് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല
റിട്ടർൻ 0ടൈപ്പ് ചെയ്ത് അടയ്ക്കുന്ന curlyബ്രാക്കറ്റ് ഇടുക
സേവ് ക്ലിക്ക് ചെയ്യുക ടെർമിനലിലേക്ക് തിരിച്ചു വരിക കമ്പൈൽ ചെയ്യാൻ ജിസിസി സ്പേസ് ഇൻക്രഡെക്ർ ഡോട്ട് c സ്പേസ് മൈനസ് o സ്പേസ് ഐഎൻസിആർ
ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യാൻincrടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
അ പ്രിന്റ് ചെയ്യുമ്പോഴുള്ള ഔട്ട്പുട്ട് ഇതാണ്
ഇത് a പ്രിന്റ് ചെയ്യുമ്പോഴുള്ള ഔട്ട്പുട്ട്
ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് operatorഎങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസിലാക്കി
ഇതേ പ്രോഗ്രാം Cnൽ എഴുതാം
മുകളിലത്തെC കോഡിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു
എഡിറ്ററിലേക്ക് തിരിച്ച് പോകാം കോഡ് എഴുതിയിട്ടുള്ള C ഫയൽ ഇതാണ്
ഹെഡർ Cഫയൽ ഹെഡറിൽ നിന്നും വ്യത്യസ്തമാണ്
യൂസിങ് നെയിംസ്പേസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് പോലെ C ലെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റാണ് കൌട്ട്
ഇത്തരം വ്യത്യാസങ്ങൾ ഒഴിവാക്കിയാൽ രണ്ട് കോഡുകളും ഒരേ പോലെയാണ്
ഫയൽ സേവ് ചെയ്യാം cppഎന്ന extensionനോടെ ഫയൽ സേവ് ചെയ്യുന്നു
കോഡ് കമ്പൈൽ ചെയ്യട്ടെ ടെർമിനൽ തുറന്ന് g സ്പേസ് ഇൻക്രഡെക്ർ ഡോട്ട് സിപിപി സ്പേസ് മൈനസ് o സ്പേസ് incrടൈപ്പ് ചെയ്യുക എന്റർ പ്രസ് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യാൻ incrടൈപ്പ് ചെയ്ത്എന്റർ പ്രസ് ചെയ്യുക
ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണുന്നു ഇത് C പ്രോഗ്രാം ഔട്ട്പുട്ടിന് സമമാണെന്ന് കാണാം
അടുത്തതായി ടൈപ്പ്കാസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം
C യിലും Cലും ഇത് ഒരേ പോലെയാണ്
ഒരു ടൈപ്പിലുള്ള വേരിയബിളിനെ മറ്റൊരു ടൈപ്പിൽ പ്രവർത്തിപ്പിക്കുന്നതിന് ടൈപ്പ്കാസ്റ്റിംഗ് ഉപയോഗിക്കുന്നു
ടൈപ്പ്കാസ്റ്റിംഗ് നായി നിങ്ങൾക്ക് വേണ്ട ഡേറ്റാടൈപ്പ് പരന്തസിസ് ൽ ഉൾകൊള്ളിക്കുക
നിങ്ങൾക്ക് കാസ്റ്റ് ചെയ്യേണ്ടുന്ന വേരിയബിളിനു മുന്നിൽ ഇത് വയ്ക്കുന്നു
ഒറ്റ operationൽ മാത്രമേ ഈ typecastപ്രവർത്തിക്കുള്ളൂ ഒറ്റ operationവേണ്ടി a ഇപ്പോൾ floatവേരിയബിളിനെ പോലെ പ്രവർത്തിക്കുന്നു
ഒരു ഉദാഹരണം നോക്കാം കോഡ് വിശദികരിക്കാം വേരിയബിൾ അ b integerആയും c ഫ്ലോട്ട് ആയും ഡിക്ലേർ ചെയ്യുന്നു
a ക്ക് 5 ഉംbക്ക് 2 ഉം നല്കുന്നു
a ലും bലും ഓപ്പറേഷൻസ് നടത്തുന്നു
നമ്മൾ a യെ b കൊണ്ട് ഹരിക്കുന്നു ഭലം cൽ സൂക്ഷിക്കുന്നു
ദശാംശത്തിന് ശേഷം രണ്ടക്കം കാണുന്നതിനായി 2f ഉപയോഗിക്കുന്നു
ഇവിടെ ഭലം 250 ആയിരിക്കില്ല പകരം 200 ആയിരിക്കും
A യും b യും integersആയതിനാൽ ദശാംശത്തിന് ശേഷമുള്ള ഭാഗം ഒഴുവാക്കപ്പെട്ടു
റിയൽ ഹരണം നടക്കുന്നതിനായി ഒരു operandഫ്ലോട്ട് ആയി ടൈപ്പ്കാസ്റ്റ് ചെയ്യണം
ഇവിടെ a float ആയി ടൈപ്പ്കാസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ c റിയൽ ഹരണ ഭലം ഉൾകൊള്ളുന്നു
ഇപ്പോൾ റിയൽ ഹരണ ഭലമായ 250കാണിക്കും
റിട്ടർൻ 0 ടൈപ്പ് ചെയ്ത് അടയ്ക്കുന്ന curlyബ്രാക്കറ്റ് ഇടുക
സേവ് ക്ലിക്ക് ചെയ്യാം c extensionനോടെ ഫയൽ സേവ് ചെയ്യാം
ഞാൻ ഫയൽ typecastcഎന്ന് സേവ് ചെയ്യുന്നു ടെർമിനൽ തുറക്കാം
കമ്പൈൽ ചെയ്യാൻ ജിസിസി സ്പേസ് ടൈപ്പ്കാസ്റ്റ് ഡോട്ട് c സ്പേസ് മൈനസ് o സ്പേസ് typeടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക executeനായി typeടൈപ്പ് ചെയ്യുക എന്റർ കൊടുക്കുക
ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണുന്നു
ഈ മൂല്യങ്ങൾ ശ്രദ്ധിച്ചാൽ ടൈപ്പ്കാസ്റ്റിംഗ് ന്റെ ഉപയോഗം മനസിലാകും
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് incrementഡിക്രിമെന്റ് ഓപ്പറേറ്റർസ് എങ്ങനെ ഉപയോഗിക്കാം അതിന്റെ പോസ്റ്റ്ഫിക്സ് പ്രീഫിക്സ് രൂപാന്തരങ്ങൾ
കൂടാതെ ടൈപ്പ്കാസ്റ്റിംഗ് ഉം അതിന്റെ ഉപയോഗവും
ഒരു അസ്സിഗ്ന്മെന്റ്160 താഴെ പറയുന്ന എക്സ്പ്രഷൻ ന് വേണ്ടി പ്രോഗ്രാം എഴുതുക aഭാഗം bഅധികം c ഭാഗം d abcഡ് യുടെ മൂല്യങ്ങൾ യൂസർ ഇൻപുട്ട് ആയി സ്വീകരിക്കുക
റിയൽ ഹരണത്തിനായി typecastingഉപയോഗിക്കുക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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായിcontactspoken tutorialorg ൽ ബന്ധപ്പെടുക സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റ്ന്റെ ഭാഗമാണ്